നമസ്കാരം മാർഗരറ്റ് സുഖമായിരിക്കുന്നോ?

അതെ അതെ സുഖമായിട്ടിരിക്കുന്നു. എന്താണ് അവിടെ പരിപാടി ആഹാ എവിടെ ആണ് പോയത്?

ഞാൻ പോയത് ഗോവയിലായിരുന്നു. അതൊരു നല്ലൊരു യാത്രയായിരുന്നു. ആണോ അവിടെ എവിടെ എവിടെയൊക്കെ പോയി?

ആ ഞാൻ ഈ അടുത്ത് പൂനയില് പോയിരുന്നു അത് പഠന പഠനസംബന്ധമായ ഒരു യാത്ര ആയിരുന്നു. പക്ഷെ അത് വളരെ നല്ലൊരു യാത്ര ആയിരുന്നു. എനിക്ക് യാത്രകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് വളരെ വിനോദകരമാണല്ലോ. അപ്പം കൂടുതൽ യാത്രകൾ ചെയ്യാൻ ശ്രെമിക്കാറുണ്ട്. മാർഗരറ്റിന് എങ്ങനെയാണ് യാത്രകളോട് ഭയങ്കര താല്പര്യമുണ്ടോ? അതെ അതെ ആഹ് ഞാൻ യാത്രകൾ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള യാത്രകളാണ് ആണ് ഇങ്ങനെ ഏഹ് യാത്രകൾക്കൊക്കെ പോകുമ്പോത്തേക്കും നമുക്ക് ഒരു പ്രതേക തരം ഒരു സന്തോഷമാണ് അനുഭവപ്പെടുന്നത്. ഞാൻ ഈ അടുത്തിപ്പോ ഇപ്പൊ ഭയങ്കര ഒരു തിരക്കേറിയ ജീവിതത്തിലൂടെ നടക്കുമ്പോൾ ഞാൻ ഇപ്പൊ ഈ ചെറിയൊരു യാത്രയിൽ ഗോവയിലൊക്കെ പോയപ്പോൾ നല്ലൊരു രസമായിരുന്നു മൊത്തത്തിൽ ഞാൻ കലാലയത്തിൽ നിന്നാണ് പോയത് കുട്ടികൾടൊക്കെ ആയിട്ട് എന്റെ സഹപാഠികളുമായിട്ട് അപ്പൊ എല്ലാരും കൂടി ആയിട്ട് പോയപ്പോത്തേക്കും ഒരു നല്ലൊരു സന്തോഷോം നല്ല രസവുമായിരുന്നു. മൊത്തം കുസൃതികളും നിറഞ്ഞ ഏറ്റവും നല്ല കുറേ ഒക്കെ നമുക്ക് അവിടുത്തെ ആൾക്കാരെ പഠിക്കാം. അവിടുത്തെ പ്രതേകതകളും അവിടുത്തെ ഓരോ ഓരോ സ്ഥലങ്ങളും അവിടെ ഓരോ കഥകളാണ് പറയ്ണത്. അത് അതേപോലെ നമുക്ക് അങ്ങനെ പല ഗുണങ്ങളും കിട്ടും. അതിനോടൊക്കെ യോജിക്കുന്നുണ്ടോ ശ്രേയാ? അതെ അത് വളരെ ശരിയാണ് മാർഗരറ്റെ. എനിക്കും ഇതേപോലെതന്നെ യാ ഓരോ യാത്രയും ഒരോ അനുഭവങ്ങളാണ്. ഓരോ സ്ഥലങ്ങൾക്കും ഓരോ കാര്യങ്ങളും ഓരോ കഥകളൊക്കെ പറയാനുണ്ട്. പിന്നെ അതുമാത്രമല്ല അവിടുത്തെ ആൾക്കാർക്ക്, അവിടുത്തെ ചെടികൾക്ക് അവിടുത്തെ ആ അവിടെയുള്ള ആം വീടുകൾ അവിടുത്തെ ഏ കെട്ടിടങ്ങൾ പിന്നെ അത് മാത്രം അല്ല എനിക്ക് ഏറ്റവും യാത്രയിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യന്നുവെച്ചാല് ഓരോ സ്ഥലത്തെ ഭക്ഷണങ്ങളാണ്. ഓരോ സ്ഥലത്തും അവിടുത്തെ വേറെ വേറിട്ട ഭക്ഷണങ്ങലാണല്ലോ? അത് കഴിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. മാർഗരറ്റിന് എങ്ങനെയാണ്?

പ്രതേകതയാണ് അവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ എങ്ങനെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ കെട്ടിടങ്ങളാണ് ശ്രേയ പറഞ്ഞ പോലെ തന്നെ കെട്ടിടങ്ങളാണെങ്കിലും വീടുകളാണെങ്കിലും എല്ലാം ഓരോ സ്ഥലങ്ങളില് അതായതായിട്ടുള്ള പ്രതേകതയാണ് ഉള്ളത്. അപ്പോ ഒരു ഒരു പ്രതേകതരം രസം തന്നെ അതേ പോലെ ഭക്ഷണം ഒക്കെ ആണെങ്കിലും നല്ല കുറേ പല പല സ്ഥലങ്ങൾ പോകും നമ്മളിപ്പോ നമ്മളെ കേരളത്തിൽ തന്നെ ആയിക്കോട്ടെ പല പല ജില്ലകളിൽ പോകുമ്പോൾ അവരവരുടേതായിട്ടുള്ള പ്രതേകതരം കള് ഭക്ഷണങ്ങളും, പിന്നെ അതേ പോലെ നമ്മള് ആൾക്കാരിന്റെ പെരുമാറ്റോം ആൾക്കാര് നമ്മളോടുള്ള സ്നേഹം കാണിക്കുമ്പോഴും എല്ലാര്ക്കും ആഹ് ഒരു ഓരോ സ്ഥലങ്ങളിലും അതിന്റേതായിട്ടുള്ള പ്രതേകതയാണ് ഇപ്പൊ ഓരോ കെട്ടിടങ്ങളാണെങ്കിലും ഓരോ വീടുകളാണെങ്കിലും ആഹ് സ്ഥലത്തിന്റെ ആഹ് ഒരു ഭംഗി ആഹ് കൂട്ടുന്നത് അവിടുത്തെ ഓരോ ഓരോ കല്ലിനും മണ്ണിനും എല്ലാറ്റിനും അവിടുത്തെ യാത്രയും കൂടി പോകുമ്പോ നമുക്ക് വല്ലാത്ത ഒരു പ്രതേക അനുഭവം തന്നെയാണ് ട്ടോ കിട്ടുന്നേ ആഹ് അല്ലേ ശ്രേയാ? അതേ മാർഗരറ്റ് എനിക്കും അത് തന്നെയാണ് ഇവിടെ കേരളത്തിന്റെ ഉള്ളിൽത്തന്നെ നമ്മള് പല ജില്ലകൾ പോകുമ്പളും പല അനുഭവങ്ങളാണ്. ഇപ്പോഴ് നമ്മള് തൊട്ടടുത്തുള്ള ജില്ലകാളിൽ പോയാൽപോലും തന്നെ അവിടെ അവിടെ കാര്യമായ നമ്മുടെ ജില്ലയിൽ വത്യാസങ്ങളൊന്നുമില്ലകിൽ കൂടെ. നമുക്ക് കുറെ കാര്യങ്ങൾ വത്യാസമായി കാണാൻ സാധിക്കുണ്ട്.

ഇപ്പോ കന്യാകുമാരി അല്ലങ്കിൽ തിരുപനന്തപുരം പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വേറെ കടലുകളും അങ്ങനെ വിവിധ കാര്യങ്ങളും ഓരോ ഓരോ വെത്യസ്ഥ യാത്രകളിൽ ന്താ നമുക്ക് കാണാൻ സാദിക്കും.

അത് മാത്രമല്ല ഇപ്പം ഉത്തരേന്ത്യയിലൊക്കെ പോകുവാണെങ്കിൽ വളരേ വത്യാസമാണ് ഈ നാ ഇവിടെ കേരളത്തിനേക്കാട്ടും.

ഞാൻ കേരളത്തിന് ഉള്ളിൽ പോയേക്കുന്ന സ്ഥലങ്ങളില് എന്ന് പറയുമ്പോൾ എനിക്ക് തൃശൂർ എന്ന സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. തൃശൂർ ആഹ് ജില്ല ഭയങ്കര നല്ല കൊറേ ഞങ്ങളെ അങ്ങനെ ഏഹ് പറയട്ടെ ഒരു ഏഹ് പഠിക്കാനായിട്ടുള്ള ഒരു യാത്രക്ക് വേണ്ടിയാണ് പഠനമായി ബന്ധപ്പെട്ടുള്ള ഒരു യാത്രക്കാണ് പോയത്. എന്നാൽ ഞങ്ങൾ ഏഹ് വെറുതെ കിട്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾ അവിടെ കുറേ കുറേ എന്ന് വെച്ചാൽ കുറേ നമുക്ക് ഏഹ് കണ്ട് പഠിക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. നല്ല നല്ല ഭംഗിയുള്ള നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ ഇപ്പോ ഞാൻ പറയാം ഇങ്ങനെ ചെപ്പാറ എന്ന് ഒക്കെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെപ്പാറ ന്നൊക്കെ പറയുമ്പോ ഒരു മലയാണ്. ഒരു കല്ലിന്റെ പാറ പോലെ ഒരു അങ്ങനെ നല്ല ഒരു

പറ്റിയ സ്ഥലങ്ങളിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതേ പോലെ തന്നെ അന്യ സംസ്ഥാനത്തിൽ അല്ലെങ്കി ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഗോവയിലാണെങ്കിലും എല്ലാത്തിനും ഒരു ഇപ്പൊ നമ്മൾ കടലിലോട്ട് നോക്കി ഇരിക്കുമ്പോഴും അങ്ങനെ ഓരോ കടലിലും അവിടുത്തെ സ്ഥലങ്ങളിലും ഓരോ കടലിനും അതിന്റേതായിട്ടുള്ള പ്രതേകതയുണ്ട്. നല്ലൊരു അനുഭവം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ശ്രേയ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ശ്രേയക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം യാത്രക്ക് പോയപ്പോൾ ആ അത് വളരെ നല്ലൊരു കാര്യമാണ് മാർഗരറ്റ്. എനിക്കും ഇവിടെ കേരളത്തിന്റെ ഉള്ളിലാണെങ്കിൽ ആ കഴിഞ്ഞ കഴിഞ്ഞേനെ മുന്നത്തെ മാസം തിരുപന്തപുരത്തിന് ഞങ്ങൾ ഇതേ പോലെ വിദ്ത്യലയ വിദ്ര്യലയം പഠിക്കുന്ന സ്ഥലത്ത്‌ നിന്ന് പോയിരുന്നു.

പക്ഷേ ആ ഒരു മേള മാത്രമല്ല അവിടെ ഉള്ള നമ്മള് പോയ എല്ലാരും കുട്ടുകാരായിട്ട് പോയ ഒരു അനുഭവവും. പിന്നെയവിടെ കുറച്ചു സ്ഥലങ്ങള് കാണാൻ പോയതും അവിടെ നിന്നതും അതൊക്കെ വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് യാത്രാന്ന് പറയുമ്പോൾ സ്ഥലങ്ങൾ കൂടാതെ നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരും നമ്മള് കാണുന്ന നമ്മള് നിൽക്കുന്ന സ്ഥലവും. നമ്മള് അവിടെ എന്തിന്‌പോകുന്നു അല്ലാതെ എനിക്ക് തോന്നുന്നു അതൊക്കെ അത് വളരെയധികം നമുക്ക് നമ്മളെ അത് മാറ്റാൻ ശ്രെമിക്കും. ഒരു യാത്രക്ക് ഒരു നല്ല യാത്രക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നമ്മളെ മാറ്റാനും നമ്മളെ ഒരു നല്ലൊരളക്കാനും. വേറിട്ട് ചിന്തിക്കുന്ന ഒരാളാക്കാനും ക കഴിയും എന്ന് എനിക്ക് തോന്നുന്നു.

അതുമൊരു നല്ലൊരു അനുഭവംതന്നെയാണ്. മാർഗരറ്റ് ഒറ്റെക്കെവിടെയെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ? ആഹ് ഞാൻ അധികമെനിക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാൻ ആഹ് അവസരം ലഭിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് അത് അധിയായ ആഗ്രഹമുണ്ട്. ശ്രേയ പറഞ്ഞത് പോലെ തന്നെ നമ്മൾ കൂടുതൽ ഇങ്ങനെ സഹപാഠികളുമായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ടായിരിക്കും നമ്മൾ യാത്രകൾ പോണേ എനിക്ക് ഇത് വരെ ഒറ്റക്ക് പോവാൻ ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ അതാഗ്രഹിക്കുന്ന ഞാൻ ഏഹ് ഉടനെ തന്നെ ഇങ്ങനെ ഒറ്റക്കൊരു യാത്രക്ക് പോണം ന്ന് ഞാൻ നോക്കുന്നുണ്ട് പോകാനെനിക്ക് താല്പര്യം കാരണം നമ്മൾ എല്ലാരുമായിട്ട് പോകുമ്പോഴും ഒറ്റക്ക് പോകുമ്പോഴും നല്ല രീതിയിൽ വ്യത്യാസമുണ്ടാവും അനുഭവം നമക്ക് കിട്ടുന്ന അനുഭവം നല്ല വ്യത്യസ്ത രീതിയിലുള്ള ഒരു അനുഭവമായിരിക്കും ന്ന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പൊ നമുക്ക് അത് എങ്ങനെയായിരിക്കും നല്ലതാണോ എനിക്ക് ഇഷ്ടപ്പെടോ എന്നൊക്കെ ഒരു കൗതുകമുള്ളോണ്ട് അങ്ങനെ പോകണം ന്നെനിക്ക് അധിയായ ആഗ്രഹമുണ്ട്. അത് പോലെ നമ്മളിപ്പോ എല്ലാരും കൂടി കുറേ പേരായിട്ട് പോകുമ്പോഴും സഹപാഠികളായിട്ടാണെങ്കിലും കുറേ ആൾക്കാരായിട്ട് പോകുമ്പോഴും അതും ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാണ്. കാരണം ഇപ്പൊ ഈ അടുത്തു പോയ യാത്രയാണെങ്കിലും നല്ല നല്ല എന്താന്ന് വെച്ചാൽ എല്ലാരും കൂടിയായി പോകുമ്പോ ഓരോരുത്തരേം നമുക്ക് കൂടുതൽ കൂടുതൽ അറിയാൻ പറ്റുകയും ചെയ്യും. അവിടുത്തെ ആൾക്കാരെ നമുക്ക് അറിയാൻ പറ്റും ചെയ്യും. അതേ പോലെ നമ്മളിപ്പോൾ ഒറ്റക്ക് പോകുമ്പോ നമ്മളെ കുറച്ചും കൂടി നമ്മള് കൂടുതൽ ഒറ്റക്ക് ഒന്നും കൂടി അറിയാൻ പറ്റും ന്നാണ് എന്റെ ഒരു തോന്നൽ എന്ന് വെച്ചാൽ നമ്മളെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും ന്നാണ് ഏഹ് ഒരു തോന്നൽ. അല്ലയോ ശ്രേയാ അതേ മാർഗരറ്റ് അത് ശരിയാണ്. അങ്ങനെ ഒരവസരം കിട്ടുവാണെങ്കിൽ തീർച്ചമായും തീർച്ചയായും പോണം. യാത്രകൾക്ക് ഒറ്റയ്ക്ക് കാരണം അതും ഒരു വേറിട്ട അനുഭവമായിരിക്കും. മാർഗരറ്റ് പറഞ്ഞ പോലെ നമ്മക്ക് നമ്മളെത്തന്നെ കൂടുതൽ അറിയുവാനും. നമ്മൾക്കെന്താണിഷ്ടം ഏതാനിഷ്ടമില്ലാത്തത്. എവിടൊക്കെ പോവാനാണിഷ്ടഓ അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളെ പറ്റി തന്നെ കണ്ടു പിടിക്കും. അങ്ങനത്തെ യാത്രകളില് അത് വളരെ വേറിട്ടൊരു അനുഭവം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല ഇപ്പ എനിക്ക് പുറം രാജ്യങ്ങളിൽ പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഇപ്പൊ ഒറ്റക്കാണെങ്കിലും എങ്ങനെ ആണെങ്കിലും. പൊറം പൊറം രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ജീവിതശൈലി എങ്ങനെ ആണന്നൊക്കെ കാണാൻ അതീവ ആഗ്രഹമുണ്ട്. അങ്ങനെ എനിക്ക് പോകുവാൻ ആഗ്രഹമുള്ള കുറച്ചു സ്ഥലങ്ങളാണ് സ്പെയിനും ഫ്രാൻസൊക്കെ.

അതേ പോലെ തന്നെ ഭാരതത്തിന് പുറത്തും നമ്മൾ പോകുന്നത് നമക്കൊരു പ്രതേക തരം ഒരു അനുഭവം തന്നെ ആയിരിക്കും തരാൻ പോകുന്നേ ഒരു യാ ആഹ് ഒരു യാത്ര നമുക്ക് കുറച്ചും കൂടി കാഴ്ചപ്പാട് മാറ്റി കാഴ്ചപ്പാടില് കുറച്ചും കൂടി പുതിർമ ഏകുംന്നാണ് എനിക്ക് തോന്നിയെ അവിടുത്തെ ആൾക്കാരെ നമ്മൾ ഒരു യാത്ര എന്ന് പറയുമ്പോ അവിടുത്തെ സ്ഥലങ്ങൾ മാത്രമല്ലല്ലോ ആഹ് സ്ഥലങ്ങളിലും ആൾക്കാരും പിന്നെ ഓരോ എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള ആൾക്കാരുടെ ഏഹ് സംസ്ക്കാരവും അങ്ങനെ പല രീതിയിലുള്ള അതിൻ്റെ അവിടുത്തെ ഉള്ള ഒരു പ്രതേകതയും അവിടുത്തെ.

ഒരു അനുഭവം ന്ന് പറഞ്ഞാൽ ഒരു വേറിട്ടൊരു ഇത് തന്നെയാണ് കാരണം നമുക്ക് ഇപ്പോൾ കൂടുതൽപുറം രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ എന്നാ കുറച്ചും കൂടി കൂടുതൽ അറിയാൻ പറ്റും അതിനെ പറ്റി നമ്മള് നേരിട്ടാണല്ലോ ഇത് കണ്ട് പഠിക്കുന്നെ അല്ലേ ശ്രേയാ? അതെ അത് വളരെ ശരിയാണ് പിന്നെ ഞാൻ അങ്ങനെ ശ്രെധിച്ച മറ്റൊരു കാര്യന്നുവെച്ചാൽ ഓരോ സ്ഥലത്തെ ചെടികളും മരങ്ങളൊക്കെയാണ്. അത് വളരെ വത്യാസം ഏറിയതാണ് കാരണം എനിക്ക് എനിക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാന് ഓരോ സ്ഥലത്തു പോകുമ്പോൾ അവിടുത്തെ വേറിട്ട ചെടികളും. ചില സ്ഥലത്തു വളരെ നീളം കൂടിയ മരങ്ങളാണെകിൽ ചില സമയത്തു ചില സ്ഥലത്തു വളരെ പൂക്കൾ കൂടിയ പൂക്കൾ നിറഞ്ഞ മരങ്ങളായിരിക്കും. പൂമരങ്ങളായിരിക്കും കൂടുതൽ. അതൊക്കെ കാണാൻ ഭയങ്കര ഭങ്ങിയാണ്. അപ്പൊ ഓരോ സ്ഥലത്തെ ഓരോ സ്ഥലത്തു പോകുമ്പോളാ അവിടുത്തെ ചെടികളും മരങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ അതൊക്കെ ഭയങ്കര വേറിട്ട അനുഭവമാണ്.

അതുകൊണ്ടു ശരിക്കു എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഞാൻ ഏഹ് ഭയങ്കര ഇഷ്ടമെന്നുള്ളതാണ്. യാത്ര ചെയ്യുമ്പോൾ പിന്നെ എനിക്കതുമാത്രമല്ല നേരത്തെ മാർഗരറ്റ് പറഞ്ഞപോലെ ഓരോ സ്ഥലത്തെ നിർത്തവും. പിന്നെ അവിടുത്തെ ചലച്ചിത്രങ്ങളും ഒക്കെ വേറിട്ടതാണ്.

പിന്നെ അത് മാത്രവുമല്ല ഏ ഇത് എങ്ങനത്തെ സ്ഥലങ്ങളാണ് മാർഗരറ്റിന് കൂടുതൽ ഇഷ്ടം. ഇപ്പം മഞ്ഞുള്ള സ്ഥലങ്ങളാണോ? അല്ല അല്ലങ്കിൽ കാലാവസ്ഥ അനുസരിച്ചു എങ്ങനത്തെ സ്ഥലങ്ങളാണ് കൂടുതൽ യാത്ര ചെയ്യാൻ താല്പര്യം. എനിക്കും അത് തന്നെ പറഞ്ഞ പോലെ എനിക്ക് മഞ്ഞുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ താല്പര്യമുണ്ട്.പിന്നെ അതേപോലെ ഒരു ഏഹ് എന്ന് വെച്ചാൽ മഴയുള്ള സ്ഥലവും കാണാ കാണണം ന്നുണ്ട് ഇപ്പൊ ഏഹ് പല പല സ്ഥലങ്ങളുണ്ടല്ലോ ഇപ്പൊ മഞ്ഞുള്ള സ്ഥലങ്ങളൊക്കെ ഇത് വരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മടെ കലാവസ്ഥ അനുസരിച്ച അങ്ങനെ നമുക്ക് കാണാനൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ ആഹ് ഇങ്ങനെ നമ്മള് പുറത്ത് പുറം രാജ്യങ്ങളിലൊക്കെ മഞ്ഞുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതേ പോലെ ഇപ്പൊ നമുക്ക് അതേ പോലെ മഴ കുറേ യുള്ള കൂടിയുള്ള സ്ഥലങ്ങൾ കാണണം ന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ചിറാപുഞ്ചി പോലത്തെ സ്ഥലങ്ങളും അവിടെയൊക്കെ പോണം ന്ന് എനിക്ക് അധിയായ ആഗ്രഹമുണ്ട് കാരണം അതൊക്കെ നമുക്കൊരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് പല കാലാവസ്ഥയിലുള്ളേ, പല സ്ഥലങ്ങൾ ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അത് പോലെ തന്നെ നേരത്തെ ശ്രേയ പറഞ്ഞ പോലെ തന്നെ ചെടികളാണെങ്കിലും അതൊക്കെ ഓരോന്നിന്നും ഓരോരുത്തരു അടുത്തുള്ള ഒരു കഥകളുണ്ടാകും അവർക്ക് അപ്പോ നമുക്കത് കാണുമ്പോ തന്നെ ആഹ് വ്യത്യസ്തത മനസ്സിലാകും. ഓരോ സ്ഥലങ്ങളിലും, സ്ഥലങ്ങളിലും അതിൻ്റെതായ അനുസരിച്ച് ഉള്ള ഏഹ് ചെടികളും മരങ്ങളും അങ്ങനെ മൊത്തം ഒരു വ്യത്യസ്തം നിറഞ്ഞ ഒരു സ്ഥലം തന്നെ ആയിരിക്കും നമ്മള് ഈ യാത്രയും കൂടി പോകുമ്പോഴത്തേക്കും യാത്രതന്നെ ഒരു നമുക്ക് ഒരു മനസ്സിന്ന് ഒരു മരുന്ന് പോലെ തന്നെയാണ് യാത്ര കാരണം നമ്മളെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ യാത്രക്ക് പോകുമ്പോ നമുക്കൊരു സമാധാനം തന്നെയായിരിക്കും. നമ്മളൊരു പ്രതേകം ഒരു സന്തോഷം ഒക്കെ നമുക്ക് കിട്ടുക്കെ ചെയ്യും. ഒരു രസം നിറഞ്ഞ ആഹ് ഒരു അനുഭവം തന്നെ ആയിരിക്കും. അപ്പൊ നമ്മള് അതിന് കൂടുതൽ യാത്ര ചെയ്യണം. യാത്രയിൽ ക്കൂടി ആൾക്കാരെ കൂടുതൽ യാത്ര ചെയ്യാൻ ആൾക്കാരെ പ്രേരിപ്പിക്കണം. അങ്ങനെ ഒക്കെ തന്നെ എനിക്കും പിന്നെ പരമാവധി നമ്മൾടെ കഴിവതും സമയത്ത്. നമ്മള് യാത്ര ചെയ്യണം ന്നാണ് എൻ്റെ അധിയായ ആഗ്രഹം. അതേ പോലെ ശ്രേയക്കുമില്ലേ ആഗ്രഹം അങ്ങനത്തെ അതേ അതേ മാർഗരറ്റ് എനിക്കും അത് ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരാഗ്രഹമുണ്ട്. കാരണം നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ നമ്മള് ഏറ്റവും കൂടുതൽ ചിലപ്പം നമ്മളെ സന്തോഷമുക്ക് സന്തോഷം തരുന്നത്നല്ല യാത്രകളും നല്ല ആൾക്കാരെ പരിചയ പെടുന്നതും. നല്ല ഒരു വേറിട്ട യാത്രകളും കൂടെ ഓരോ കാര്യങ്ങൾ പടിക്കുന്നതുമൊക്കെയാണ്. അതുമാത്രമല്ല നമ്മളെ നമ്മളീ വിദ്ത്യലയത്തിൽ ആണെങ്കിലും നമ്മുടെ സഹപാഠികളുടെയൊപ്പം ഓരോ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് തന്നെ വളരെ സന്തോഷം തരും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയങ്കരമായും അത് ഭയങ്കര ഭയങ്കര അത് സന്തോഷത്തോടുകൂടെ നമ്മളത് സ്വീകരിക്കും.ആ ഒരു യാത്രയും. ആ ഒരു യാത്രയിൽ നിന്നുണ്ടായ ഓർമ്മകളൊക്കെ നമുക്ക് ആ ഒരുപ്രാവശ്യം എപ്പോളെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഇതിനെ പാറ്റി നമുക്ക് വളരെയധികം ചർച്ച ചെയ്യണ്ടി ഇരിക്കുന്നു.

ശരിയാണ് ശ്രേയാ അതെ അതെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മള് ഇതിനെ പറ്റി നമുക്കൊരു ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു വിഷയം തന്നെയാണ്. കൂടുതൽ നമുക്കതിനെപ്പറ്റി ആഹ് ആൾക്കാരെ പ്രാപ്തരാക്കാനും അങ്ങനെയൊക്കെ താല്പര്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പൊ നമ്മക്ക്

അപ്പൊ നമ്മുക്കൊരു യാത്രക്ക് പോവാം ഉടനെ തന്നെ നമ്മൾടെ നേരിട്ട് കണ്ട് മുട്ടുമ്പോൾ അപ്പൊ ശരി ശ്രേയ എന്തായാലും മാർഗററ്റെ നമ്മള് എന്തയാലും ഒരുപ്രാവശ്യം ഒരു യാത്രക്ക് പോവുകയോ അത് വേറിട്ടൊരു അനുഭവം തന്നെയായിരിക്കും. അപ്പൊൾ നമുക്ക് ഇനി എപ്പഴെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഇതിനെ പറ്റി കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യാം.